ആ ഇങ്ങനെയുള്ള പല നട്ട്സും കിട്ടും അതുപോലെതന്നെ ചോക്ലേറ്റ്സും കിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് അതായത് ഉണക്ക മുന്തിരി പോലത്തെ വിഭവങ്ങളും ഇവിടെ കിട്ടും.

ഇതൊരു പോർട്ടാണ് ഒരു പക്ഷേ ഇത് കൊച്ചി പോർട്ട് തന്നെയായിരിക്കാം കേരളത്തിലെ.

ഇത് കേരളത്തിലുള്ള ഒരു പ്രമുഖ ബാങ്കിൻ്റെ ഫോട്ടോയാണത് കേരള ഗ്രാമീൺ ബാങ്ക് സാധാരണയായി--

ആ രീതിയിലാണ് ഇവിടെ ചികിത്സിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.

കടയുടെ മുന്നിലായിട്ട് മുട്ടായികളൊക്കെ മുട്ടായി ടപ്പകൾ ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട് അതുപോലെതന്നെ ആ ഒരു ചില്ലുകൂട്ടിനകത്ത് ആയിട്ട്--

സാനിറ്ററി പേരുൾപ്പെടെയുള്ള വസ്തുക്കളും കച്ചവട ആവശ്യാർത്ഥം അവരതിനെ നിരത്തി വച്ചിട്ടുണ്ട്.

ഇപ്പം ഇദ്ദേഹത്തിനാണെങ്കിൽ പെട്ടെന്ന് തീർക്കുകയും വേണം ഇദ്ദേഹം ആണെങ്കിൽ ഇദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ചേക്കൊരു ഫോൺ കോളും വന്നുപോയി.

അക്കാദമി ആണിത് സ്ട്രയിറ്റ് നോക്കി കഴിഞ്ഞാൽ മുഖത്തിടുന്ന ഒ ഫെയ്സ്മാസ്ക് പിന്നെ അതുപോലെതന്നെ ഗ്ലൗ ഒക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.

ഇത് മിക്കവാറും കോഴിക്കോട് തന്നെയാവാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പ ആ കടയുടെ ആ ഒരു ഭക്ഷണശാലയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചുവന്ന--

എംഎം നിർമിച്ചിട്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ആണ് ഇൻഡോർ സ്റ്റേഡിയം ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് വെക്കണ്ടി വരും.

ഇത് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകതരം ആചാരമാണ് ഇവരുടെ മുഖമൊക്കെ കണ്ടിട്ട് ഉത്തരേന്ത്യക്കാരാണ് എന്ന് തോന്നുന്നു.

ഇതു ഒരു ക്രിസ്ത്യൻ പരിപാടിയാണ് ഇതു കേരളത്തിലല്ല മറ്റു ഉത്തരേന്ത്യയിലോ അല്ലെങ്കിലു കേരളത്തിന് പൊറത്തുള്ള--